അതെ അതേപോലത്തെ അവസ്ഥയാ ഇവിടെ എല്ലാവരും ചെന്ന് കൊറേ വാങ്ങി വെചെക്കുവാ Generator ഉൾപ്പെടെ ആളുകള് പോയി വാങ്ങിച്ചോണ്ട് പോയി ഇവരെല്ലാം നല്ല ബുദ്ധിയുള്ള ആളുകള

അവരങ്ങത്തെല്ലാം ചെയ്തു അപ്പൊ നമുക്കൊക്കെ നമ്മള് ഒന്നാമത് വിദ്യാർത്ഥികളല്ലേ നമ്മള് ഇങ്ങനെ ആവുന്നോന്നും പ്രധീക്ഷിച്ചില്ലാരുന്നു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

ആ അതുമാത്രോള്ളു നമ്മള് പഠിക്കുന്ന University ഉം ഇങ്ങനെ നല്ല ആ വേറെ രാജ്യങ്ങളുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അതിൻറെതായ സഹായങ്ങളൊക്കെ അവര് ചെയ്‌തിറ്റുണ്ടാരുന്നു

പിന്നെ പരിസരത്തുള്ളതൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ട് വല്യ കൊഴപ്പിലതൊക്കെ പോയല്ലെ നിങ്ങള് ആ അതെ അതെ അവര് സഹ നല്ല സഹകരണവാരുന്നു ഇങ്ങനൊരു ഇത് വരുമ്പഴല്ലേ ഇവരെല്ലാം നമ്മളെല്ലാം ഒന്നിച്ച് നിക്കണ്ടത് ഒരു അതെ അതെ വളരെ ഇതായിരുന്നു നമ്മളെ അവിടെ പ്രളയം വന്നില്ലേ അതെ പോലെയൊക്കെ തന്നെ

പ്രളയം വന്നു അതിനുമുമ്പേ നിപ്പ എന്തെല്ലാം പല തരണം ചെയ്തു കോറോണ ആ Covid കാലഘട്ടെല്ലാം തരണം ചെയ്തില്ലേ ഈ പ്രളയത്തിൽ നിന്നും എങ്ങനെയാ മോചനവായോ അതൊന്നിപ്പം കൊഴപ്പോന്നുല്ല എല്ലാം

Set ആയി പോകുന്നു എല്ലാം പഴയത് പോലെയായി

മത്സ്യത്തൊഴിലാളികളല്ലേ അവര് മുന്നിട്ടിറങ്ങിയല്ലേ ജീവനുകളൊക്കെ രക്ഷിച്ചത് ആ അവര് തന്നെയാരുന്നല്ലോ ആ സമയത്ത് പ്രളയത്തിൻറെ സമയത്ത് മുന്നിട്ടിറങ്ങി നിന്നത് എന്തു മാത്രം ആൾക്കാരുടെ ജീവന അവര് രക്ഷപ്പെടുത്തിയെടുത്തത് ഉം കാലാവസ്ഥയിലോരോ വ്യത്യാസം വരുമ്പോ ആദ്യം ബാധിക്കുന്നെ ആരെത്തന്നെയാണ് മീൻ പിടിക്കാൻ പോകുന്ന കടലില്

ആ പല സന്ദർഭങ്ങളിലും അറിയിപ്പ് കിട്ടും അവർക്ക് ഇന്നും

പൊരുതി ജീവിക്കുന്നയ അവരിതെല്ലാം ചെയ്യുന്നെയല്ലെ അവരുടെ തൊഴിലിൻറെ ഭഗവായിട്ട്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

മുന്നോട്ട് പോകുന്നുണ്ട് ആ അവര് അതായിട്ടങ് പൊരുത്തപ്പെട്ടു കടലുവായിറ്റെ ആ ഈ സാധാരണക്കാർക്കങ്ങനെ സ്ഥിരാവൊള്ള കാര്യവല്ലല്ലോ അങ്ങനെ അവർക്ക് ആദ്യവായിട്ട് ഇതൊന്നു ഇതേപോൽത്തൊരു ഒരു നമ്മടെ Climate change ഒക്കെ വരുമ്പഴേ

ചെല വ്യതിയാനൊക്കെ അവർക്ക് കഴിയും ഉം അത് മാത്രല്ല അവരതിനോട് സ്ഥിരം പൊരുതുന്ന ആളുവാണ്

പിന്നെ ഇപ്പം ഉം ഓരോ സമയത്ത് ഏതാണ് കാലാവസ്ഥ എങ്ങനെയാണ് കടലില് പോകാൻ പാടുണ്ടോ ഇല്ലയോ എന്നെല്ലാം കൃത്യമായി അവർക്ക് അറിയിപ്പുകള് ലഭിക്കുന്നുണ്ട് അതെ App കള് ഓരോന്നുണ്ടല്ലോ

ആഹ് അവര് മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് വല്യ കൊഴപ്പവില്ലാതെ പോകുന്നു അവരുടെ Life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

അവരെ സമ്മയിച്ചേ പറ്റത്തൊള്ളൂ കാരണം അവര് വളരെ വളരെ നല്ലൊരു കാര്യവാ ചെയ്യുന്നേ

ഒര് ഒര് ജീവൻ ശ്രദ്ധിക്കാതെയാണ് അവര് ജോലി തന്നെയാണ് അവരുടെ ജീവിത മാർഗം തന്നെയാണ് എന്നിരുന്നാലും ഒര് കടലിലൊട്ടല്ലേ പോകുന്നത് എപ്പോ വേണോ ഏങ്ങനെ വേണോ അതിൻറെ കാലാവസ്ഥേൽ മാറ്റം വരാം ഉം കടലിലെ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 ഈ പണ്ടൊക്കെ കാലാവസ്ഥ നമുക്ക് എല്ലാ വർഷവും ഒരേ രീതിലാരിക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ വളരെയധികം മാറ്റാ അത്‌ ഒര് രാജ്യത്ത് മാത്രല്ല പല രാജ്യങ്ങളിലും പല രീതില് ചെയ്യാനായിട്ട് തണുപ്പ് ഉള്ള സ്ഥലത്ത് തണുപ്പോ തണുപ്പ്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

ഉം തന്നെ തന്നെ വളരെ സ്ഥിരമായിട്ടുള്ള മലിനീകരണവും Pollution

അങ്ങനെ അതികം Over അല്ലാത്ത രീതിയില് അങ്ങനെ

എല്ലാം നല്ല തുല്യമായ അളവിൽ പൊന്നു അതെയതെ ഉം

ഉം ഇനിപ്പോ അടുത്തെങ്ങാനും വരുവോ ഇങ്ങോട്ട് നാട്ടിലോട്ട് ആ എന്തോ അറിയത്തില്ല ചെലപ്പോ ഓണത്തിന് വരും ഓണത്തിന് ആഹ് ആഹ് ആഹ്

ആ ശെരി മോനെ ശെരി Okay ആ ശെരി

hello നമസ്‌കാരം ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആധുനിക ഇന്ത്യ എന്ന വിഷയത്തെ കുറിച്ചാണ് indian കടൽ മാർഗം കച്ചോടത്തിനായി എത്തിയ ആദ്യ european മാരാണ് portuguese കാർ ക്രിസ്റ്റീയ കാൽ ഏർ കലാരൂപമായ ചവട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് portuguese കാരാണ് കൈതച്ചക്ക പപ്പായ കശുവണ്ടി എന്നിവ ഇന്ത്യയിൽ കൊണ്ടു വന്നത് portuguese കാരാണ് കൊച്ചി കൊച്ചിയിൽ കണ്ടകശാല സ്ഥാപിച്ച portuguese viceroy ആണ് ആൽവാരെസ്റ്റ്ർ കബ്‌റോ പറങ്കികൾ എന്ന് അറിയപ്പെടുന്നത് portuguese കാരാണ് പരദീസുകൾ എന്ന് അറിയപ്പെടുന്നത് ഫ്ര french കാരാണ് ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത് dutch കാരാണ് ഇന്ത്യയിലെ portuguese രേഖപ്പെടുത്തിയ ഏക വ്യക്തിയാണ് ജെയിംസ് കൊറിയ യൂറോപ്പിൽ നിന്നും കടം കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ european ആണ് വാസ്‌കോ ഡ ഗാമ വാസ്‌കോ. ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത് ലിസ്ബണിൽ നിന്നാണ് വാസ്‌കോ ഡ ഗാമയെ ഇന്ത്യയിലേക് അയച്ച portuguese വ രാജാവാണ് മാനുവൽ one വാസ്‌കോ ഡ ഗാമ ഇന്ത്യയിൽ വന്ന് ഇറങ്ങിയ സ്ഥലമാണ് കാപ്പാട് വാസ്കോ ഡ ഗാമ വന്ന കപ്പലിൻ്റെ പേരാണ് Saint Gabriel വാസ്‌കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ് Saint Rafael Berrio വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങി പോയ വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വാസ്‌കോ ഡ ഗാമ portuguese viceroy യായി ഇന്ത്യയിൽ എത്തിയ വർഷമാണ് ആയിരത്തിഅഞ്ഞൂട്ടി ഇരുപത്തിനാല് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്‌ത കൊച്ചിയിലെ പള്ളിയാണ് Saint Francis പള്ളി വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും മാറ്റി portuguese ലേക്ക് കൊണ്ടു പോയ വർഷമാണ് ആയിരത്തിഅഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് വാസ്കോ ഡ ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്‌ത portuguese ലെ പള്ളിയാണ് ജെറെണോ ജെറോണിമസ് കത്തീഡ്രൽ വാസ്‌കോ ഡ ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് വാസ്‌കോ ഡ ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെ ഇന്ത്യയിൽ എത്തിയ portuguese നാവികനാണ് പെഡ്രോ അൽവാരിസ് ഗബ്രിയേൽ വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് ആയിരത്തിനാന്നൂറ്റിതൊണ്ണൂറ്റിയട്ട് may ഇരുപതിനാണ് വാസ്കോ ഡ ഗാമ രണ്ടാമത് ആയി ഇന്ത്യയിലെ എത്തിയ വർഷം ആയിരത്തിഅഞ്ഞൂറ്റി ന രണ്ടാണ് വാസ്കോ ഡ ഗാമ മൂന്നാമതും അവസാനവുമായി ഇന്ത്യയിൽ എത്തിയ വർഷം വർഷമാണ് ആയിരത്തിഅഞ്ഞൂറ്റിഇരുപത്തിനാല് ഇന്ത്യയിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ചതാണ് portuguese കാർ ഇന്ത്യയിൽ പുകയില കൃഷി ആരംഭിച്ചത് portuguese ഉകാരാണ് ചവട്ടുനാടകത്തെ ഒരു ജനകീയാ കലാ കലയായിയുയർ ഉയർത്തികൊണ്ടുവന്ന വിദേശികളാണ് portuguese ഉകാർ ഇന്ത്യയും ആയി കച്ചവടബന്ധം സ്ഥാപിച്ച കാതോലികാ മതവിഭാഗങ്ങളാണ് portuguese ഉകാർ ഇന്ത്യയിൽ portuguese സാന്നിധ്യം ഉണ്ടായിരുന്നത് നാന്നൂറ്റിഅറുപത്തിമൂന്ന് വർഷം ആയിരത്തിനാന്നൂറ്റിതൊണ്ണൂറ്റി എട്ടു മുതൽ ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തിഒന്ന് വരെ ആണ് portuguese കാർക്ക് മുമ്പ് കേരളവുമായി അഹ് വ്യാപാര നടത്തിയിരുന്നത് അറബികളും ചൈനക്കാരുമാണ് ഇന്ത്യയിൽ ആദ്യമായി എത്തിയ portuguese സഞ്ചാരി ബറോഡ ഫോർഗിൽ ആണ് ഇന്ത്യയിൽ european മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട ഇന്ത്യയിലെ ഏറ്റവും പഴക്കം പഴക്കം ചെന്ന european നിർമ്മിതിയാണ് മാനുവൽ കോട്ട പള്ളിപ്പ്രം കോട്ട വൈപ്പിൻ കോട്ട ആയ കോട്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട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 ആണ് കണ്ണൂരിൽ saint ആഞ്ചലസ്‌ കോട്ടനിർമ്മിച്ചത് ഇന്ത്യയിലെ രണ്ടാമത്തെ portuguese viceroy ആണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ portuguese സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് കടൽ മാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ european ശക്തിയാണ് portuguese കാർ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ european ശക്തിയാണ് dutch ഉകാർ ഇന്ത്യയിൽ അവസാനം എത്തിയ european ശക്തിയാണ് french കാർ ഇന്ത്യയിൽ നിന്ന് അവസാനം പോയ european ശക്തിയാണ് portuguese കാർ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച portuguese viceroy യാണ് അൽ ബുക്കർക്ക് portuguese കാരുടെ കെ കേരളീയരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ച portuguese viceroy ആണ് അൽ ബുക്കർക്ക്

portuguese മാരും സാമൂതിരികളും തമ്മിൽ കണ്ണൂർ സന്ധിയൊപ്പ് വെച്ച വർഷമാണ് ആയിരത്തിഅഞ്ഞൂറ്റി പതിമൂന്ന് portuguese കാരും കോഴിക്കോടുമായി ഉള്ള പൊന്നാനി

portuguese കാർ ഗോവ കീഴടക്കിയ വർഷം ad ആയിരത്തിഅഞ്ഞൂറ്റിപ്പത്തിലാണ് portuguese കാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപുർ സുൽത്താനിൽ നിന്നാണ് portuguese കാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രമാണ് ഗോവ ഗോവയെ portuguese കാരിൽ നിന്നും മോചിപ്പിച്ച വർഷമാണ് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി ഒന്ന്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

portuguese കാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് Saint Francis Church കുഞ്ഞാലി നഹ്‌ലാമിനെ വധിച്ചശേഷം കണ്ണൂരിൽ തല കണ്ണൂരിൽ തല പ്രദർശിപ്പിച്ചത് portuguese കാരാണ് ഗോവ ഏർ കഴിഞ്ഞാൽ portuguese കാരുടെ ഇന്ത്യയിലെ പ്രധാന colony ആണ് dam and deu ആഫ്രിക്കയിലെ സുഖപ്രതീക്ഷ സഞ്ചരിച്ച ആദ്യ portuguese നാവികനാണ് ബർതാലൊമി ഡിയാസ് ഏർ ഇന്ത്യയിൽ മഹാസമുദ്രത്തിലെ സേനാധിപതി വാസ്കോ ഡ ഗാമയാണ് വാസ്കോ ഡ ഗാമ Indian മഹാ സമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത് മാണി മാനുവൽ രാജാവാണ് dutch ഉകാർ ഇന്ത്യയിൽ എത്തിയ വർഷമാണ് ad ആയിരത്തിഅ റ്റിഞ്ഞൂതൊണ്ണൂറ്റിഅഞ്ച് dutcheast company സ്ഥാപിതമായത് ആയിരത്തിഅറുന്നൂറ്റി രണ്ട്‍ ആണ് dutch കാർ ആരെ പരാചയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചത് dutch കാർ dutch കാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ factory സ്ഥാപിച്ചത് മസൂലിപ്പട്ടണമാണ് dutch കാർ ഉൾപ്പെടുന്ന മതവിഭാഗം ആണ് Protestant വിഭാഗം dutch കാർ portuguese കാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമായ ആയിരത്തിഅറന്നൂറ്റിഅറുപത്തിമൂന്ന്

ഡെന്മാർക്കരുടെ ഇന്ത്യയിലെ factory ആണ് സൊരംഗ്പുർ factory ഡെന്മാർക്കുകാർ ഇന്ത്യയിൽ factory സ്ഥാപ്പിച്ച വർഷം ആയിരത്തിഅറുന്നൂറ്റിഇരുപത് ആണ്

French East India company സ്ഥാപിക തമായത് ആയിരത്തിഅറന്നൂറ്റി അറുപത്തിനാല് ആണ് French East India Company സ്ഥാപിക്കുന്ന സമയത്ത് frenchfrench ചക്രവർത്തിയാണ് ലൂയി ആയിരത്തിഅറുന്നൂട്ടി അറുപത്തെട്ട്‍ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂറത്തിൽ ആണ് ഇത്രയും സംസാരിച്ചു കൊണ്ട്

hello ആ പറ പിന്നേ അനക്ക് ഓർമില്ലേ നമ്മൾ ആ ഊട്ടി പോയതൊക്കെ ഊട്ടി പോയത് ആ പിന്നെ ഓർമില്ലാതെ എന്ത് അടിപൊളി ആയിരുന്നു ല്ലേ ഊ അന്നത്തെ പോക്ക് vibe എയ്‌ന്. പിന്നെടാ set പോക്ക് ഹ്മ് ഇജ്ജ് അതൊന്നും മറന്നിട്ട്ലാല്ലേ ഇപ്പൊളും യെവിടെ ചെങ്ങായി അമ്മളന്ന് ആ car ല് ഒക്കെ പോയത് ഊ അടിപൊളി ആയ്ർന് ആവൂ car rent എറക്കി മ്മ് ചൊരം എറങ്ങിപ്പോണ ആനേനും കണ്ട് ഓ അയിന്റ കാര്യോന്നും പറയണ്ട

പിന്നെല്ലാം പേടിച്ചിട്ടിണ്ട് മ്മ് അതാണ്. ഈ മഴ വേരുന്നോണ്ട് മെച്ചായി ല്ലേ നല്ല പോയെന്ന് മെച്ചായി കോടമഞ്ഞൊക്കെ പിന്നെ മഴ ആയതോണ്ട് നല്ല കോടമഞ്ഞും തണുപ്പും വേറൊരു feel ആയിൻ ആ അതാണ്

പിന്നെ ഈ തണുപ്പും മഴയതൊക്കെ ചായ കുടിക്കണ നല്ല രസാണ് അതു അമ്മായിരി സ്ഥലത്തൊക്കെ നല്ല കോടൊക്കെ എന്ത് അടിപൊളി ആ ചായ കുടിക്കാണെങ്കി ഔഫ് ചായന്റെ feel അപ്പോളാ അറിഞ്ഞത് പിന്നെ അതാണ് ഊട്ടിക്ക് പോവുമ്പോ അതാണ് feeling അടിപൊളി feel മ്മ് അതാണ് ആകെ ഔ തേയില തോട്ടത്തിന്റെ എടയിക്കൂടെ ഒക്കെ നടന്നതും പിന്നെ അതൊക്കെ ആന ഇറങ്ങണ സ്ഥലാണ് ഏ ആനൊക്കെ ഇറങ്ങലിണ്ട്‌ ല്ലേ അവിടെ കൺ ആ മറ്റെ അമ്മൾ ആനപ്പിണ്ടി ഒക്കെ കണ്ടില്ലൊ അത് ശെരിയാണ്

ആ അട്ട് അട്ട ഇണ്ട് അട്ട കണ്ടമാനം ഇണ്ട് മ്മ് അതാണ് ചടപ്പ് മ്മ് അല്ലാതെ വേറെ കൊഴപ്പോന്നില്ല അതാണ് nice സ്ഥലാ അയിന്റെ എടയിൽ ഒക്കെ പോയി നിക്കണോ ഓ എമ്മ അടിപൊളി ആയിനു ല്ലേ അന്ന് പിന്നെ

പിന്നെ അടിപൊളി ചായ ആണ്. അയിന്റെ അപ്പം നല്ല കടി ചൂട് കടി.